ഇതേതോ മാളിന്റെ എടനാഴിയാണ് കഫേ ന്നെഴുതി വെച്ചിട്ടുണ്ട് വളരെ നീ ആഹ് പിങ്ക് നിറത്തിലുള്ള.

പിന്നെ ഒരു സ്റ്റൂള് നീല കളർ ഉള്ള സ്റ്റൂൾ ഉണ്ട് പിന്നെ ഒരു ചെരുപ്പ് താഴെ ഊരിയിട്ടതായി കാണാം.

ചിത്രത്തിൽ എന്താണെന്നുള്ളത് വ്യക്തമാകുന്നില്ല രണ്ട് പേരുടെ നിഴലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് കുറെ മേശയും കസേരയും അതിന് മുന്നിലായി നെരത്തി ഇട്ടിട്ടുണ്ട്.

ഇതിന്റെ കോൺട്രാസ്റ്റ് എന്തെല്ലാംയൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു പോസ്റ്റ് കാണാൻ പറ്റും കറൻറ് കമ്പി കാണാൻ പറ്റും ഒരു ബിൽഡിങ് കാണാൻ പറ്റും പിന്നെ കുറെ പച്ചിലകൾ മുൻ ഭാഗത്തായിട്ട് കാണാൻ പറ്റും കോൺക്രീറ്റ് ബ്ലോക്ക് --